എന്നീ മാര്ഗങ്ങളിലൂടെ വ്യക്തികളുടെയും വസ്തുക്കളുടെയും തിരിച്ചറിയൽ police ആവശ്യങ്ങൾക്കായി tele communication ന്റെയും digital വർത്തമാന ശൃംഗകളുടെയും പരിപാലനം digital and cyber police സർക്കാർ ഈ unit കളെ സജ്ജമാക്കുകയും അത്തരം unit കളെ സാങ്കേതികവും തൊഴില്പരവുമായ ക്ഷമതയുടെ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഒന്നാം ഉപപോ സ്പിന് കീഴിൽ രൂപീകരിക്കപ്പെട്ട അത്തരം unit കളിൽ സർക്കാരിന് നിർദ്ദേശിക്കാവുന്ന ഉദ്യോഗസ്ഥ പദവിയിലുള്ള police ഉദ്യോഗസ്ഥരോ police ഇതര ഉദ്യോഗസ്ഥരോ രണ്ടും കൂടിയ ഉൾപ്പെടേണ്ടതും സർക്കാരിന് അവരുടെ സേവന വ്യവസ്ഥകൾ അവർക്ക് നൽകേണ്ടതായ പ്രത്യേക allowance കൾ ആവശ്യമായ പ്രത്യേക യോഗ്യതകൾ അവർക്ക് വ്യക്തിഗതമായോ

police ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ് section ഇരുപത്തൊമ്പത് പ്രതിപാദിക്കുന്നത് duty യിലുള്ള എല്ലാ police ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോടുള്ള ഇടപെടലുകളായിൽ മര്യാദയും ഔചിത്യവും അവസരോചിതമായ സഹാനുഭൂതിയും പ്രകടത്തിപ്പിക്കേണ്ടതും സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കേണ്ടതുമാണ് നിയമപരമായി ഏതെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി അല്ലാതെ police ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും എതിരെയായി ബലപ്രയോഗം നടത്തുവാനോ അല്ലെങ്കിൽ പ്രതികൂലമായതെങ്കിലും police നടപടിയോ നിയമ നടപടിയോ സ്വീകരിക്കാനോ

വ്യത്യസ്തരായവർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് പാരിഗണന നൽകേണ്ടതും

ഉള്ള ആരോടും മോശമായി പെരുമാറുവാനോ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുവാനോ പാടുള്ളതല്ല police ഉദ്യോഗസ്ഥർ പൊതു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായി സസജ്ജമായിരിക്കേണ്ടതും ഏതെങ്കിലും ചുമതല ശുഷ്കാന്തിയോട് കൂടി ആ സമയത്ത് നിർവഹിക് ഹിച്ചതും മൂലമല്ലാതെ മലിനമായതോ വൃത്തിയോ വെടിപ്പോ ഇല്ലാത്തതോ ആയ അവസ്ഥയിലല്ല എന്ന് സ്വയം ശ്രദ്ധിച്ചു ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ section മുപ്പത്തൊന്ന് പറയുന്നത് police വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിനെ കുറിച്ച ട്ടാണ് കേരള police act ലെ section മുപ്പത്തി ഒന്ന് പറയുന്നത് അതിലൊന്നാണ് ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് police അവരുടെ കർത്തവ്യങ്ങൾ നിര്വഹിയ്ക്കുന്നതിനിടയിൽ ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും ഏതെങ്കിലും

ഔദ്യോഗിക ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് മൂന്നാമത്തെ വസ്ത്രങ്ങളിലോ ഏതെങ്കിലും ദൃശ്യ മാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കേണ്ട തിനു വേണ്ടി സംസ്ഥാന police മാർ അവരുടെ അനുമതിയില്ലാതെ പ്രദർശിപ്പിക്കാൻ പാടില്ല പിന്നെ അടുത്തത് section thirty three അതായത് police ന്റെയും പൊതുജനങ്ങൾക്കും audio video അല്ലെങ്കിൽ electronic record കൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അത് ആണ് section മുപ്പത്തി മൂന്നിൽ പറയുന്നത് അതില് പിന്നെ പ്രതിപാദിക്കുന്നത് police ന് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ചെയ്ത

അതിലേത് തന്നെ രണ്ട് പൊതുജനങ്ങൾക്കും police ന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ചെയ്തികൾ ഏതെങ്കിലും പൊതു സ്ഥലത്ത് നടക്കുന്ന ഏതെങ്കിലും police ന്റെ നടപടി audio video അല്ലെങ്കിൽ electronic record ഓ പുതിയ ആരെങ്കിലും നിയമിതമായി എടുക്കുന്നതിനെ തടസ്സ പ്പെടുത്തുവാൻ പാടുള്ളതല്ല അടുത്തത് section മുപ്പത്തേഴ് സ്വകാര്യ തലങ്ങളിൽ police ന്റെ പ്രവ് പ്രവേശം അതായത് section മുപ്പത്തി ഏഴിൽ പറയണത് സ്വകാര്യ സ്ഥലങ്ങളിൽ police ന്റെ പ്രവേശനം സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസ് ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ police ഉദ്യോഗസ്ഥനും ആധാരം മര്യാദ സ്വകാര്യത ഔചിത്യം എന്നിവയ്ക്ക് തക്കതായ പരിഗണന നൽകിക്കൊണ്ട് ശരിയെന്ന് ശരിയെന്നും മതിയായതെന്നും അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥന് ന്യായീകരണ ബാധ്യസ്ഥതയും ഉത്തരവാദിത്തമുള്ള കാരണമുണ്ടെങ്കിൽ ഏതൊരു സ്വകാര്യ സ്ഥലത്തും പ്രവേശനമുണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഒരു police ഉദ്യോഗസ്ഥൻ ഈ അധികാരം വി നിയോഗിക്കുന്നതിന് മുമ്പ് കെട്ടിടത്തിന്റെയും പരിസരത്തിന്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേരിടാൻ സാധ്യമാവുന്നിടത്തോളം ശ്രമിക്കേണ്ടതാണ് അതാണ് police act ലെ കേരള police act ലെ section മുപ്പത്തേഴ് പറയണത് അടുത്തത് കേരള police act ലെ section മുപ്പത്തെട്ട് പറയുന്നത് കുറ്റകൃത്യം തടയുന്നതിനുള്ള police ഇടപെടൽ ഒരു police ഉദ്യോഗസ്ഥൻ അയാളുടെ സാന്നിധ്യത്തിലോ സമീപത്തോ നടന്നുകൊണ്ടിരിക്കുന്നതോ നടക്കാൻ പോകുന്നതോ ആയ ഏതെങ്കിലും കുറ്റകൃത്യം അയാളുടെ കസാഹിവിന്റെ പരമാവധി നിയമപരമായി ഇടപെട്ടത് തടയേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമാണ് ഈ ആവശ്യത്തിനായി അയാൾക്ക് സ്ഥലത്തിലുള്ള ഏതെങ്കിലും കായ ശക്തിയുള്ള പ്രായപൂർത്തിയായ വ്യക്തിയുടെ സേവന നിയമാംസൃതമാവാശ്യപ്പെടാവുന്നതും സ്വീകരിക്കുന്ന് ക്കുന്നതും ന്യായമായ കയറണം ഇല്ലാതെ ന്യായവുമായ നിർദേശങ്ങൾ അനുസരിക്കാതിരിക്കുവാൻ പാടില്ലാത്തതുമാണ് അതിലാണ്ട് അപ്രകാരമുള്ള നിർദേശങ്ങൾ അനുസരിക്കാതിരുന്ന ന്നുവെന്ന കാരണം കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ഒരു police ഉദ്യോഗസ്ഥനും arrest ചെയ്യാനോ നീക്കം ചെയ്യാനോ പാടുള്ളതല്ല മാത്രമല്ല ആവശ്യപ്പെട്ട സേവനം തത്സമയം നൽകിയില്ല എന്ന കാരണത്താൽ അയാൾക്കെതിരായ ജില്ലാ police മേധാവിയുടെ മുൻ‌കൂർ അനുമതിയില്ലാതെ യാതൊരു നടപടി ക്രാമകളും സ്വീകരിക്കാനും പാടുള്ളതല്ല section മുപ്പത്തൊമ്പത് police ന്റെ നിയമപ്രകാരമുള്ള നിർദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്നതാണ് section മുപ്പത്തൊമ്പത് പ്രതിപാദിക്കുന്നത് അതിലൊന്ന് ഈ act ന് കീഴിലുള്ള തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു police ഉദ്യോഗസ്ഥൻ നൽകുന്ന നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ് നിയം രണ്ട് നിയമം അനുസരിക്കുന്ന ഏതെങ്കിലും നിർദേശം അനുസാഹാരിക്കപ്പെടുന്നു എന്ന് ഉറപ്പു വരുത്തുന്നതിന് ഈ act

ഉത്തരവോ പ്രകാരം ഒരു police ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായ ഏതെങ്കിലും നിയമാനുസൃത ചുമതല നിർവഹിക്കുന്നതിനിടക്ക് ഒരു police ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിൻ കീഴിൽ ഉണ്ടാക്കിയ ചട്ടമോ ഉത്തരവോ പ്രകാരം മോ ശിക്ഷാർഹമായൊരു കുറ്റകൃത്യം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് അത് തടയുന്നതിനായി മുന്നറിയിപ്പ് നൽകാവുന്നതാണ് ഏതൊരു ആളോടും അയാൾ സ്വന്തം കാര്യത്തിലോ മറ്റൊരാളുടെ

ആവശ്യപ്പെടുന്നതാണ് വ്യവസ്ഥകൾക്ക് വിധേയമായി കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ police ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ കുറ്റകൃത്യം ചെയ്തതോ ആയ ഏതൊരാളുടെയും അങ്ങനെയുള്ള arrest നിയമാനുസൃതം ആവശ്യമാണെന്ന് കരുതുന്ന പക്ഷം arrest ചെയ്യാവുന്നതാണ് കുറ്റകൃത്യം ചെയ്യാനുപയോഗിച്ചതോ

അടുത്തത് section അമ്പത്തി ഏഴ് കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ police ശ്രദ്ധിക്കണമെന്നതിന് സംബന്ധിച്ച് അതിൽ പറയുന്നത് ഏതെങ്കിലും ഒരാൾ കാണാതായി എന്ന് ന്യായമായും സംശയിക്കാവുന്നതുമായ രീതിയിൽ station ൽ house officer ക്ക് ഏതെങ്കിലും വിവരം ലഭിക്കുമ്പോഴെല്ലാം അത്തരം ആൾ അപകടത്തിലാണെന്നോ നിയമാനുസൃതമായി രക്ഷകർത്താ സംരക്ഷണത്തിലല്ലാ എന്നോ അല്ലെങ്കിൽ അത്തരം ആവർത്തകമായ കുറ്റകൃത്യത്തിനിരയാക്കാമെന്നോ അല്ലെങ്കിൽ അത്തരം ആൾ ഏതെങ്കിലും കോടതി പ്രഖ്യാപിച്ച നിയമാനുസൃതമായ അവകാശം നടപ്പ് പ്പിൽ വരുത്തുന്നതിൽ നിന്ന് ആരെങ്കിലും തടയുന്നതിനായി സ്വയം ഒളിച്ചിരിക്കുന്നതായോ വിശ്വസിക്കാൻ തക്ക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥൻ constable കുറ്റത്തിനായി നിർണയിക്കപ്പെട്ടതിന്

ഇക്കാര്യം അന്വേഷിക്കുന്ന police ഉദ്യോഗസ്ഥന്റെ ചോദ്യങ്ങൾക്ക് എല്ലാ വ്യക്തികളായും കൃത്യവും സത്യസന്ധവുമായ മറുപടി നൽകേണ്ടതും

സാക്ഷിക്ക് നൽകേണ്ടതും പകർപ്പ് ലഭിച്ചതിന് ശേഷം അത്തരം പകർപ്പ് ലഭിച്ചതായി സാക്ഷി ഒപ്പിട്ടു നൽകേ ണ്ടതുമാണ് ഈ വകുപ് പ്പു പ്രകാരമുള്ള എല്ലാ തിരച്ചിലിലും

വ്യവസ്ഥകൾക്ക് അനുസരിച്ച് നടത്തേണ്ടതാണ് അതിൽ കാണാതായ ഒരു വ്യക്തിയെ കൺ ണ്ടയാളിന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ഉത്തരവാദിത്തമുള്ള രക്ഷകർത്താക്കളെയോ അല്ലെകിൽ കോടതിയെയോ മുന്നിൽ ആചരാക്കാം അപ്രകാരം ആചാരാക്കുന്ന വ്യ ക്കുന്ന ഒരാൾ ഒരു സ്ത്രീയോ കുട്ടിയോ ആണെങ്കിൽ ആ വ്യക്തി വ്യക്തിയുടെ സ്വകാര്യത ഉം താല്പര്യവും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ magistrate സ്വീകരിക്കേണ്ടതാണ്

ഒരു police ഉദ്യോഗസ്ഥന് ക്രമാരഹിത്യം തടസ്സം അപകടം എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി പൊതു സ്ഥലങ്ങളിൽ traffic ക്രമീകരിക്കാവുന്നതും നിയന്ത്രിക്കാവുന്നതും അതിനായി ബന്ധപ്പെട്ടവർക്കെല്ലാം ന്യായമായ നിർദ്ദേശങ്ങൾ നല്കാവുന്നതും അത്തരം നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കേണ്ടതും ആണ് അടുത്തത് section അറുപത്തി നാല് community police ജില്ല police ജില്ലാ police മേധാവി police ന്റേം കൃത്യ നിർവഹണത്തിൽ പൊതുവായ സഹായം നല്കാൻ വേണ്ടി ആ പ്രദേശത്തേക് community യുടെ പ്രതിനിധികൾ

അധികാര പരിധിയിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സേനാ തൊഴിൽ മേഖലകളിലുള്ളവർക്കും സ്ത്രീകൾ പട്ടികജാതി പട്ടികഗോത്ര വിഭാഗക്കാർ എന്നിവർക്കും ന്യായമായ പ്രാധിനിത്യം ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് criminal കോടതി തൊട്ടു മുമ്പുള്ള അഞ്ചു വർഷ കാലയളവിൽ തടവിനു ശിക്ഷിച്ചതോ അല്ലെങ്കിൽ അഴിമതി സാന്മാർഗിക അധഃപതനം പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഏതെങ്കിലും ഉദ്യോ കത്തിൽ നിന്ന് business ചെയ്തതോ നീക്കം ചെയ്തതോ discharge ചെയ്തതോ ആയ യാതൊരാളെയും community സമ്പർക്ക സമിതിയിലെ ഒരംഗമായി നാമനിർദ്ദേശം ചെയ്യാൻ പാടുള്ളതല്ല

കണ്ടെത്തുകയും ആ പ്രദേശത്തിന്റെ യോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാർമ്മപദ്ധതികൾ വികസിപ്പിക്കേണ്ടതുമാണ്

സമിതി യോഗങ്ങളിൽ ആ പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് കുറ്റകൃത്യങ്ങൾ നടന്നതിന് കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതകളെ കുറിച്ചുള്ള വിവരം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഓരോ പൗരനും നെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് community സമ്പർക്ക സമിതിക്ക് ഒരു പ്രത്യേക ആവശ്യത്തിനോ പ്രത്യേക പ്രദേശത്തിനോ പ്രത്യേക ചുമതലകൾക്കോ ആയി ഉപസമിതി രൂപീകരിക്കാവുന്നതാണ് community സമ്പർക്ക സമിതിക്ക് സുരക്ഷിത്വ ബോധം രക്ഷാ ബോധം കുറ്റകൃത്യ നിവാരണം നിയമ സംരക്ഷത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പരിപാടികൾ ആവിഷ്‌കാരിക്കാവുന്നതാണ് community സമ്പർക്ക സമിതിക്ക് നിയമപ്രകാരമുള്ള police ന്റെ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല കൂടാതെ കുറ്റാന്വേഷണമോ യാ police ന്റെ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല കൂടാതെ കുറ്റാന്വേഷണമോ ക്രമസമാധാന പാലോ സമിതി സ്വയം ഏറ്റെടുക്കൽ പാടില്ലാത്തതുമാണ് അടുത്തത് section അറുപത്തൊമ്പതിൽ പറയുന്നത് അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിൽ

താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ജീവനോ സ്വത്തിനോ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവരെ നീക്കം ചെയ്യുവാനും പിന്നെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പൊതുവായ സ്വകാര്യമായതോ ആയ തെരുവ് അല്ലെങ്കിൽ വഴികൾ അടക്കുക പിന്നെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള

തുറക്കുകയോ പൊളിക്കുകയോ hose pipe ഉപകാരങ്ങളോ കടത്തിവിടുകയോ ചെയ്യാം ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വത്തരമാവശ്യമെന്നു തോന്നുന്ന ആവശ്യമെന്ന് തോന്നുന്ന ഉചിതവും ന്യായമാവുന്ന നടപടി ഏറ്റെടുക്കുക ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് സ്വകാര്യം തിയായ ഉപകാരങ്ങളോ മറ്റോ കാര്യങ്ങളോ ആവശ്യപ്പെടാവുന്നതും അത് കൈവശമുള്ളവർ police ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശ പ്രകാരം നൽകേണ്ടതുമാണ് ഒന്നാം ഉപഭോൾക്കരത്തിന് നൽകിയിട്ടുള്ള നിർദേശങ്ങൾ മൂലം ഏതൊരു നാശനഷ്ടവും അഗ്നി ബാധാ ദുരന്തം മലിന അപകടം എന്നിവയ്ക്കുള്ള ഏതെങ്കിലും insurance policy യുടെ അർത്ഥവ്യാപ്തിക്കുള്ളിൽ വരുന്ന അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടം എന്നിവ മൂലമുള്ള insurance സംരക്ഷണത്തിൽ അർഹമായ നാശനഷ്ടമായി കരുതപ്പെടേണ്ടതും അത്തരത്തിലുള്ള insurance ന്റെ ഭാഗത്തെ ജില്ലാ magistrate തിട്ടപ്പെടുത്തിയേക്കാവുന്ന തുക ന്യായമായ നഷ്ടപരിഹാരമായ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നൽകേണ്ടതുമാണ് പിന്നീട് ഈ വകുപ്പിലെ യാതൊന്നും

fire service ലെ ഏതെങ്കിലും അംഗത്തിന്റെയോ magistrate നെയോ public servant നെയോ ന്യായമായ കാരണങ്ങളില്ലാതെ അയാൾ ചെയ്ത ഏതെങ്കിലും പ്രവർത്തികൾ മൂലം

ശല്യം നിയന്ത്രിക്കൽ ഇതാണ് കേരള police act ലെ ഏർ act രണ്ടായിരത്തി പതിനൊന്നിലെ section എഴുപത്തി ഏഴിൽ പറയുന്നത് ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കൽ ജില്ലാ police മേധാവിക്ക് ഒരു പ്രദേശത്ത് വസിക്കുന്ന പൊതുജനത്തിനോ ആളിനോ ശല്യം ഉപദ്രവം അരോചകത്വം ഹാനി അല്ലെങ്കിൽ അപകട സാധ്യത എന്നിവ തടയുന്നതിനായി അപ്രകാരം ചെയ്യുന്നത് ആവശ്യമെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ഏതെങ്കിലും തെരുവിലോ തുറസ്സായ സ്ഥലത്തോ മറ്റേതെങ്കിലും കെട്ടിടത്തിന്റെ ഉള്ള ശബ്ദമോ ഒച്ചയോ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളും പ്രവർത്തനങ്ങളും നിരോധിക്കുന്നതിനോ ക്രമീകരിക്കുന്നതിനോ ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടീക്കാവുന്നതാണ് ജില്ലാ police മേധാവിക്ക് സ്വമേധയാ ഒന്നാം ഉപവകുപ്പ് പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ആളിന്റെ അപേക്ഷയിൻമേൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഉത്തരവ് റദ്ദാക്കുകയോ രൂപ ബേധപ്പെടുത്തുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ് അടുത്തത് secton തൊണ്ണൂറ്റെട്ട്

ക്രമസമാധാന പരിപാലനത്തിന് police നെ സഹായിക്കാവുന്നതാണ് അതിൽ രണ്ടിൽ പറയുന്നത് അപ്രകാരം നിയമിക്കപ്പെടുന്ന ഓരോ special police ഉദ്യോഗസ്ഥനും നിയമിക്കപെടുമ്പോൾ സർക്കാർ അംഗീകരിച്ചൊരു certificate ലഭിക്കുന്നതാണ് ഒരു സാധാരണ police ഉദ്യോഗസ്ഥനുപോലുള്ളത് പോലെ അധികാരങ്ങളും പരിരക്ഷകളും ഉണ്ടായിരിക്കുന്നതും അതുപോലുള്ള ഭരണപരവും അച്ചടക്കത്തെ സംബ ക്കുന്നതുമായ നിയന്ത്രണങ്ങൾക്ക് വിധേയനാക്കുന്നതുമാണ് special police ഉദ്യോഗസ്ഥനായ ഒരാളെ നിയക്കുന്ന എന്നുള്ളത് കൊണ്ട് മാത്രം അയാളെ സർക്കാർ ജോലിയിൽ സ്ഥിരമായോ താല്കാലികമായോ ഏറ്റെടുത്തതായി കണക്കാക്കാൻ പാടില്ലാത്തതുമാണ് ന്ന് okay ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്താട്ടോ okay ഇന്ന് നമ്മള് discuss ചെയ്യാനായിട്ട് പോകുന്നത് CBSETenth ലെ മൂന്നാമത്തെ chapter ആയിട്ടുള്ള Current Electricity sorry, Electricity എന്ന് പറയുന്ന Chapter നെ കുറിച്ചാണ്. അപ്പോ Electricity എന്ന് പറയുന്ന Chapter ന്റെ ഒരു first portion നമ്മള് already ഒരു video ചെയ്തിരുന്നു. ആ video ഞാൻ link ല് കൊടുത്തിട്ടുണ്ട്. Description കൊടുത്തിട്ടുണ്ട് video ടെ link. അപ്പോ ആ video കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടതിന് ശേഷം ഈ video കാണാൻ ശ്രമിക്കുക. കാരണം continuation ആണ്. അപ്പോ നമ്മള് കഴിഞ്ഞ video class ല് describe ചെയ്ത് നിർത്തിയത് Electric Current എന്ന് പറഞ്ഞ ഒരു concept നെ കുറിച്ചായിരുന്നു. അപ്പോ നമുക്ക് next discuss ചെയ്യാനുള്ളത് ആഹ് electric current ന്റെ continuation ആയിട്ടുള്ള potential difference ohm's law തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മള് discuss ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ class തുടങ്ങുന്നതിനു മുൻപ് ഈ video നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, channel ഇതുവരെ subscribe ചെയ്തിട്ടില്ല എങ്കിൽ channel subscribe ചെയ്തേക്ക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ആ bell icon കൂടി enable ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് chapter ആവശ്യമായിട്ടു തോന്നുവാന്നുണ്ടെങ്കിൽ ആ ചാപ് video chapter കളുടെ videos ന്റെ link ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Description ൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവര് അത് കൂടി കണ്ടേക്കുക. അപ്പോ നമുക്ക് നേരെ class ലേക്ക് പോകാം. നമ്മള് കഴിഞ്ഞ class ല് discuss ചെയ്ത് നിർത്തിയത്, Electric current എന്ന് പറയുന്ന ഒരു topic നെ കുറിച്ചാണ്. എന്തായിരുന്നു electric current എന്ന് നമ്മള് പറഞ്ഞു. എന്താണ്? Electric current എന്ന് പറഞ്ഞു കഴിഞ്ഞാല് flow of charge ആണ്. charge ന് ഉണ്ടാകുന്ന flow യെ ആണ് നമ്മള് എന്തെന്ന് വിളിക്കുന്നത്, electric current ന്ന് വിളിക്കുന്നത്. ഇനി Electric current ന്റെ intensity എന്താണെന്ന് ചോദിച്ചാൽ ആ electrical intensity യെ നമ്മള് പലപ്പോഴും electric current എന്നുതന്നെ പറയാറുണ്ട്. electric current ന്റെ intensity എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the rate of flow of charge ആണ്. Charge ന്റെ flow യുടെ rate ആണ്. അല്ലെങ്കില് the amount of charge flowing through a conductor in one second അതല്ലെങ്കിൽ unit time. അതാണ് എന്താന്നുപറയുന്നത് electric current ന്ന് നമ്മള് പറഞ്ഞത്. അപ്പോൾ അടുത്തതായിട്ട്‌ discuss ചെയ്യാൻ പോകുന്നതാണ് Potential Difference ന്ന് പറയും. അതായത് നമ്മൾ ഒരു conductor എടുക്കുന്നു എന്ന് കരുതുക. ഞാൻ ഇവിടെ ഒരു conductor എടുക്കുകയാണ്. AB എന്ന് പറയുന്ന ഒരു conductorA B എന്ന് പറയുന്ന ഒരു conductor എടുക്കുകയാണ്. അപ്പോ ഈ conductor ലൂടെ എന്തിനു flow ഉണ്ടാവണം? electron കൾക്ക് flow ഉണ്ടാവണം. Okay. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ എന്ത് കാര്യം flow ചെയ്യണമെങ്കിലും അവിടെ ഒരു difference ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മള് water ന്റെ case എടുക്കുന്നു എന്ന് വെക്കുക. water എപ്പോഴും flow ചെയ്യുന്നതൊരു, ഒരു high region ൽ നിന്ന് low region ലേക്ക് അല്ലെങ്കിൽ height കൂടിയടത്തുനിന്ന് height കുറഞ്ഞ ഇടത്തേക്ക് അഥവാ Potential energy കൂടിയിടത്തുനിന്ന് Potential energy കുറഞ്ഞ ഇടത്തേക്കായിരിക്കും എന്ത് എപ്പോഴും ഒഴുകുന്നത്. Water എപ്പോഴും flow ചെയ്യുന്നത്. അത് പോലെ നമ്മള് air നെ consider ചെയ്യികയാണെങ്കിൽ air current ഉണ്ടാകുന്നത് എപ്പോഴും ഒരു high pressure region to

അപ്പോ എന്ത് കാര്യം flow ചെയ്യണമെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു difference ഉണ്ടായിരിക്കണം. Okay. അപ്പോ A ന്നു പറയുന്ന point ൽ നിന്ന് B യിലേക്ക് അല്ലെങ്കിൽ B യിൽ നിന്നും A യിലേക്കും

Potential എന്ന് വിളിക്കും That is Electric Potential Difference. എന്ന് പറഞ്ഞാല് ഈ A ന്നു പറയുന്ന point ല് കുറച്ച് charge ഉണ്ടായിരിക്കും. അതിനെ നമ്മള് Electric potential of A ന്നു വിളിക്കുന്നു. അതുപോലെ B യില് കുറച്ച് charge ഉണ്ടായിരിക്കും. That is Electric Potential of B ഈ Electric potential കൾ തമ്മിലൊരു difference ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ Charge flow ചെയ്യത്തുള്ളൂ. അതിനെ ആണ് എന്തെന്ന് വിളിക്കുന്നത് നമ്മള് Electric potential difference ന്ന് വിളിക്കുന്നത്. okay. അപ്പോ Electric potential difference ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു potential difference ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് flow ചെയ്യത്തുള്ളൂ? charge flow ചെയ്യത്തുള്ളൂ. അഥവാ ഒരു current circuit ൽ form ചെയ്യത്തുള്ളൂ. Okay. അപ്പോ എന്താണ് Electric Potential എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മള് define ചെയ്യുന്നത് എങ്ങനാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ potential difference എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് അതിനെ define ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മള് പറഞ്ഞു A ൽ നിന്ന് B യിലേക്ക് നമുക്ക് charge നെ ഒഴുക്കണം. അങ്ങനെ charge ഒഴുകണമെങ്കിൽ അവർക്ക് ഇടയിൽ എന്ത് ഉണ്ടായിരിക്കണം? ഒരു Potential Difference വേണമെന്നു പറഞ്ഞു. അതായത് A എന്ന് പറയുന്ന point ൽ നിന്ന് എനിക്കൊരു charge നെ B യിലേക്ക് കൊണ്ടുപോണോന്ന് കരുതുക. അപ്പോ A യിൽ നിന്ന് B യിലേക്ക് charge നെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് work ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മള് ഒരു ചാർ~ചാ~ charge നെ displace ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കുറച്ച് work ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ഇവിടെയും A യിൽ നിന്ന് B യിലേക്ക്. ആ നമ്മള് charge നെ കൊണ്ടുപോണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമായിട്ട് വരും? ഒരു work done ആവശ്യമായിട്ട് വരും. ആ work done നെ തന്നെയാണ് നമ്മള് എന്തെന്ന് വിളിക്കുന്നത്? Electric Potential എന്ന് വിളിക്കുന്നത്. അതായത് electric potential എന്താണ് just ഒന്നറിഞ്ഞിരുന്നാൽ മാത്രം മതി. Electric potential difference എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് Potential difference between two points potential difference between two points ഇവിടുത്തെ case ൽ ഏതൊക്കെയാണ് A യും B യും two points is defined as, define ചെയ്‌തിരിക്കുന്നത്‌ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ is defined as the work done, defined as the work done അല്ലെങ്കിൽ the amount of work done to move a unit charge, unit charge from one point to another, from one point to another ഒരു point ൽ നിന്ന് മറ്റൊരു point ലേക്ക് A യിൽ നിന്ന് B യിലേക്ക് ഒരു charge നെ അഥവാ unit charge നെ കൊണ്ടുപോകാൻ, move ചെയ്യിക്കാൻ ആവശ്യമായ work done നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, potential difference ന്ന് വിളിക്കുന്നത്. അപ്പം Potential difference between two point is defined as the work done to move a unit positive charge or unit charge from one point to another. അതായത് ഒരു point ൽ നിന്ന് മറ്റൊരു point ലേക്ക് ഒരു unit charge നെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള work done നെയാണ് നമ്മള് എന്തെന്ന് വിളിക്കുന്നത് electric potential difference ന്ന് വിളിക്കുന്നത്. നമ്മള് ഒരു Q charge നെ A യിൽ നിന്ന് B യിലേക്ക് കൊണ്ടുപോണൂന്ന് കരുതുക. Q ന്ന് പറഞ്ഞ നമ്മൾക്ക് കൊണ്ടുപോകേണ്ടത് unit charge നെയാണ്. അതവിടെ നിക്കട്ടെ. നമ്മളൊരു Q എന്ന് പറഞ്ഞ charge നെ കൊണ്ടുപോകുന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മള് ഈ Q എന്ന് പറയുന്ന charge നെ A യിൽ നിന്ന് B യിലേക്ക് move ചെയ്യിക്കണമെങ്കില് കുറച്ച് Work ചെയ്യേണ്ടതായിട്ടു വരും. ഇപ്പൊ five coulomb charge, അഞ്ച് coulomb charge നെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള Work done ന്ന് പറയുന്നത് അൻപത് Joule ആണത്. five coulomb charge നെ കൊണ്ടുപോകാൻ ആവശ്യമായ work എന്ന് പറയുന്നത് എത്രയാണ് അൻപത് joule ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു coulomb charge നെ കൊണ്ടുപോകാനുള്ള work നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കുമത് അൻപതേ divided by അഞ്ച് ആയിരിക്കും. That is പത്ത് ആയിരിക്കും, അല്ലേ അപ്പോ Potential difference നെ നമ്മള് represent ചെയ്യുന്നത് V എന്ന് പറയുന്ന letter ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം Potential difference is equals to Potential difference, Potential Difference is equal to എന്തായിരിക്കും? നമ്മള് ചെയ്യുന്ന work done, total work done divided by എന്തായിരിക്കും? charge ആയിരിക്കും. work done divided by charge അതായിരിക്കും എന്തെന്ന് പറയുന്നത് Potential difference എന്ന് പറയുന്നത്. Okay ഇനി potential difference that is V is equals to W by Q, potential difference V is equals to എന്തായിരിക്കും W by Q

charge ന്റെ unit coulomb ആണ്. അപ്പോൾ joule per coulomb ആണ്, ആരുടെ unit എന്ന് പറയുന്നത്? potential difference ന്റെ unit എന്ന് പറയുന്നത്. ഈ joule per coulomb നെ നമ്മള് വിളിക്കുന്ന മറ്റൊരു പേരാണ് volt എന്ന് വിളിക്കും. joule per coulomb നെ നമ്മള് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, volt എന്ന് പറയുന്നത്. okay. അപ്പോ എന്താണ് one volt എന്ന് ചോദിച്ച് കഴിഞ്ഞാല് നമ്മളൊരു unit charge നെ കൊണ്ട് പോകാൻ ആവശ്യമായ work maybe A യിൽ നിന്ന് B യിലേക്ക് ഒരു unit charge നെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള work done, one joule ആണെങ്കിൽ അതായത് the amount of work done required to move, the amount of work done needed to move a charge of one coulomb from one point to another is one joule. എങ്ങനെയാണ്? if the amount of work done to move one coulomb charge from one point to another is one joule, then the potential difference between that two points will be one volt. okay. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, one volt എന്ന് വിളിക്കുന്നത്. jus ഒന്നറിഞ്ഞിരുന്നാൽ മതി. അതായത് one volt ന്ന് കിട്ടാൻ, volt എത്രാന്നു കിട്ടാൻ എന്ത് ചെയ്‌താൽ മതി joule എന്ന് പറയുന്നത് one ആക്കണം coulomb എന്ന് പറയുന്നത് one ആക്കണം. അപ്പോ ഒരു point ൽ നിന്ന് മറ്റൊരു point ലേക്ക് ഒരു coulomb charge നെ കൊണ്ടുപോകാൻ ആവശ്യമായി വരുന്ന work done, one joule ആണ് എങ്കിൽ ആ രണ്ട് point കൾ തമ്മിലുള്ള potential difference എന്ന് പറയുന്നത് one volt ആയിരിക്കും. the amount of work done required to move

Okay അപ്പം ഓർത്തുവെച്ചിരിക്കുക. potential difference ന്റെ unit എന്ന് പറയുന്നത് volt ആണ്. volt നെ നമ്മള് represent ചെയ്യുന്നത് small v ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, okay. അപ്പോ അടുത്ത point ഇതായിരുന്നു. ഓർത്തുവെച്ചിരിക്കുക important ആണ്. Okay ആണല്ലോ. next നമ്മള് ഓർക്കേണ്ട അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ electric current പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, electric current നെ measure ചെയ്യാൻ, electric current measure ചെയ്യാൻ വേണ്ടി നമ്മളുപയോഗിക്കുന്ന device ആണ് ammeter എന്ന് പറഞ്ഞു. Electric current നെ measure ചെയ്യാൻ വേണ്ടി നമ്മള് ഉപയോഗിച്ച device ആണ് ഏതെന്ന് പറയുന്നത് ammeter എന്ന് പറയുന്നത്. അതുപോലെ potential difference നെ measure ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന device ആണ് voltmeter. അതായത് the device used to measure, device used to measure potential difference Potential difference നെ measure ചെയ്യാൻ ഉപയോഗിക്കുന്ന device ഏതാന്നുചോദിച്ചാൽ അത് ഏതായിരിക്കും? Voltmeter ആയിരിക്കും. Potential difference നെ measure ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന device ഏതായിരിക്കും? voltmeter ആയിരിക്കും. ഇത് നമ്മള് കഴിഞ്ഞ സ~സമയത്ത് പഠിച്ചതാണ്. നമ്മുടെ കൈയിൽ ഒരു bulb ഉണ്ട് എന്ന് കരുതുക. ഈ bulb ലൂടെ current flow ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ കൈയിൽ ഒരു bulb ഉണ്ട്. ആ bulb ലൂടെ current flow ചെയ്യുകയാണ് എങ്കിൽ അവിടുത്തെ ആഹ് ആ electric current ചെയ്യാൻ ഒരു

is a device used to measure electric current and is connected in series with a circuit. circuit line ൽ നിന്നൊക്കെ connect ചെയ്യുന്ന series ആയിട്ടായിരിക്കും connect ചെയ്യുന്നേ. അതുപോലെ potential difference നെ measure ചെയ്യാൻവേണ്ടി ഉപയോഗിക്കുന്ന device ആണ് voltmeter and is connected in parallel. അതിനെ നമ്മള് circuit ല് connect ചെയ്യുന്നത്, connected in parallel ആയിട്ടായിരിക്കും. നമ്മള് circuit ൽ അതിനെ connect ചെയ്യുന്നത് എന്തായിരിക്കും? parallel ആയിട്ടായിരിക്കും. അതായത് എനിക്ക് bulb ന് across ആയിട്ടുള്ള potential difference ആണ് അറിയേണ്ടത് എങ്കില് bulb ന് parallel ആയിട്ട് നമ്മൾ ആരെ connect ചെയ്യണം? voltmeter നെ connect ചെയ്യണം. ഓർത്തുവെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് potential difference ഉം ആയി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് എന്ന് പറയുന്നത്. വളരെ important ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോ വളരെ അധികം കാര്യമായിട്ട് എന്ത് ചെയ്യുക ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക Electric current ഉം potential difference ഉം കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ

നമ്മള് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ problem ആണ്. അതിന് നമ്മളിപ്പോ പഠിച്ച potential difference മായി relate ചെയ്തുവരുന്നൊരു ചെറിയ problem, okay. വളരെ എളുപ്പമുള്ള problem ആണ് വല്യ ബുദ്ധിമുട്ടുള്ള problems ഒന്നുമില്ല. ഈ chapter ൽ വളരെ പാടുള്ള problems ഒരുപാടുണ്ട്. ആ problems നമ്മള് ആഹ് ഉം തൊട്ടടുത്ത class ൽ ബാക്കി chapter ബാക്കി portions കൂടെ പഠിച്ചതിന് ശേഷം നമ്മുക്ക് എന്ത് ചെയ്യാം, discuss ചെയ്യാം. അതുപോലെ ഇത് വളരെ simple ആയ problem ആണ്. problem ഇങ്ങനെയാണ് how much work is done in moving a charge of two coulomb across two points having potential difference of two volt? അതായത് നമുക്ക് രണ്ട് point കൾ തന്നിട്ടുണ്ട്. ആ രണ്ട് point കൾ തമ്മിലുള്ള potential difference എന്ന് പറയുന്നത് two volt ആണ്. രണ്ട് point കൾ തമ്മിലുള്ള potential difference എന്ന് പറയുന്നത് two volt ആണ്. അങ്ങനെ ആണെങ്കിൽ ആ two volt potential ആ ഒരു point ൽ നിന്ന് മറ്റൊരു point ലേക്ക് two coulomb charge നെ കൊണ്ടുപോകാൻ എന്തുമാത്രം work ആവശ്യമായിട്ട് വരും? എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങള് ആദ്യം note ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് charge ആണ് അതായത് amount of charge ണ്. അതായത് charge Q is equal to two coulomb അടുത്തത് തന്നിരിക്കുന്നത് potential difference ആണ്. V equals to two volt. നമ്മള് കണ്ട് പിടിക്കേണ്ടത് work done ആണ്, work done. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എന്ത് ചെയ്യുക note ചെയ്യുക. note ചെയ്‌തതിനുശേഷം അടുത്തത് നോക്കണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന unit കൾ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന quantity കളുടെ unit കൾ SIunit ൽ ആണോ അഥവാ അവയുടെ basic unit ൽ ആണോ എന്ന് നോക്കുക. charge coulomb ൽ ആണ് തന്നിരിക്കുന്നത്. charge ന്റെ SIunit coulomb ആണ്. പ്രശ്നമൊന്നുമില്ല. volt, Potential difference ന്റെ ആഹ് SIunit Volt ആണ്. അതും തന്നിരിക്കുന്നത് volt ലാണ്. അപ്പോ പ്രശ്നമൊന്നുമില്ല. incase അങ്ങനല്ല തന്നിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക അതാത് unit ലേക്ക് മാറ്റാനും കൂടെ ശ്രദ്ധിക്കുക. okay. അതായത് ആഹ് മി volt ന് പകരം millivolt അങ്ങനെ ഒക്കെ തരും. നമ്മുക്ക് problems ഇപ്പോ ചെയ്യുമ്പോ പറയാം അതൊക്കെ, തത്ക്കാലം അതൊന്നും പറയുന്നില്ല. അപ്പോ convert ചെയ്യാൻ ഓർക്കുക. ഇവിടെ നമുക്ക് conversion ഒന്നൂല്ല, direct അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇവിടത്തെ equation അറിയാം. എന്താണ്? Potential Difference V is equal to Work by Charge ആണ്. Then W is equal to V into Q ൽ നിന്ന് നമുക്ക്‌ കിട്ടും, V ടെ value two ആണ്. അപ്പോ two volt into two coulomb

next നമ്മള് discuss ചെയ്യാൻ പോകുന്നത് Electric Circuit കളെ കുറിച്ചാണ്. electric circuit. എന്താണ് Electric Circuit എന്ന് ചോദിച്ച് കഴിഞ്ഞാല് a continuous and closed path of an electric current is called an electric circuit. അതായത് electric current ~ന്റെ, electric current ന്റെ ഒരു continuous and closed path നെ വിളിക്കുന്ന പേരാണ് electric circuit എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഇത് നമ്മളൊരു battery എടുക്കുന്നൂന്ന് കരുതുക.

അപ്പോ ദാ Cell ന്റെ positive terminal ൽ നിന്ന് current flow ചെയ്യുന്നു. current flow ചെയ്ത് നേരെ bulb നകത്തുകൂടെ കറങ്ങി എവിടേക്ക് വരുന്നു? Negative terminal ലേക്ക് വരുന്നു. അത് എന്നിട്ട് cell ന് അകത്തൂടെ തിരിച്ച് വീണ്ടും എങ്ങോട്ട് വരുന്നു positive terminal ലേക്ക് വരുന്നു അപ്പോ അവിടെ current flow ചെയ്തത് ഇങ്ങനാണ്. അത് ഒരു closed and continuous path ആണ്. Electric Current ന്റെ flow ആണ് Electric Current എങ്ങനാണ്? ഒരു continuous and closed path ആണ്. അങ്ങനാണെങ്കിൽ ആ arrange അല്ലെങ്കിൽ ആ ഒരു path നെ നമ്മള് വിളിക്കുന്ന പേരാണ് Electric Circuit എന്ന് പറയുന്നത്. ആ Continuous and closed path നെ വിളിക്കുന്ന പേരാണ് എന്ത് Electric Circuit. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ അതേ experiment തന്നെ നോക്കുക. അപ്പോ നമ്മള് ഇതിനെ നമുക്ക് ഒന്ന് represent ചെയ്യാം. നമുക്ക് ഈ board ലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് represent ചെയ്യണമെന്ന് കരുതുക. അതായത് ഒരു cell ഉണ്ട് Cell ൽ നിന്ന് wires എടുക്കുന്നു wires നെ ഞാൻ ഒരു bulb മായിട്ട് connect ചെയ്യുന്നു. ആ bulb ൽ നിന്ന് ആ wires നെ നേരെ cell ന്റെ negative മായിട്ട് connect ചെയ്യുന്നു. ഇടേലൊരു switch വയ്ക്കുന്നു. പകുതിയ്ക്ക് വരച്ച് represent ഒന്ന് വരയ്ക്കണമെങ്കില് ഞാൻ ഒന്നുകിൽ എന്ത് ചെയ്യേണ്ടിവരും? ഒരു cell ന്റെ figure വരക്കണം അത് കഴിഞ്ഞിട്ട് connecting wires വരക്കണം അത് കഴിഞ്ഞാൽ bulb ന്റെ പടം വരക്കണം.

വളരെ important ആയിട്ടുള്ള കാര്യമാണ്. നമ്മള് ഇപ്പോ എല്ലാ symbol കളെ കുറിച്ച് പഠിക്കുന്നില്ല. എല്ലാ അഹ് ഇതിനെക്കുറിച്ചും പഠിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം ഇപ്പോ ആവശ്യമായിട്ടുള്ള നമുക്ക് ഈ chapter ൽ പഠിക്കാൻ tenth ല് നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ചില സിഗ്ന ആഹ് പിന്നെ symbol കളെ കുറിച്ചാണ് നമ്മള് അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? discuss ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു electric cell ആണ്. electric cell അഥവാ നമ്മുടെ battery പോലെ electric cell. okay, Electric Cell. Electric Cell നെ നമ്മള് represent ചെയ്യുന്നത് ദാ ഇങ്ങനെ ആയിരിക്കും. ഒരു large line പിന്നെ ഒരു small line. ഇതായിരിക്കും ഒരു Electric Cell എന്ന് പറയുന്നത്. ഈ large line ന്ന് പറയുന്നത് positive നെ represent ചെയ്യും. small line ന്ന് പറയുന്നത് negative നെ represent ചെയ്യും. നമ്മള് ഇങ്ങനെ positive, negative ന്ന് എഴുതണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻവേണ്ടി എഴുതിയതാണ് positive ന്നും negative ന്നും. അപ്പോ ഈ large നെ നമ്മള് വിളിക്കുന്ന പേര് positive എന്നും small നെ വിളിക്കുന്നത് negative എന്നുമാണ്. അപ്പോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക large line ന്റെ side ആണ് positive terminal. small side ന്റെ side ആണ് എന്ത് പറയുന്നത് negative terminal എന്നുപറയുന്നത്. അപ്പോ നമ്മളൊരു cell നെ represent ചെയ്യാൻ നമുക്ക് എന്ത് വരച്ചാൽ മതി? ദാ ഈ ഒരു സംഭവം വരച്ചുവെച്ചാൽ മതി. എന്ത് വരക്കണ്ട കാര്യമില്ല? cell ന്റെ image വരക്കണ്ട കാര്യം ഇല്ല. ഇനി പോട്ടെ വേറൊരു കാര്യം ചോദിക്കാം. എന്താണ് cell ന്റെ ആവശ്യം? നമ്മള് cell, cell ന്ന് കുറെ നേരമായിട്ട് പറയുന്നു. എന്തിനാണ് ഒരു circuit ല് cell വരക്കുന്നത്? cell വരക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ cell connect ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, circuit ലൂടെ current flow ചെയ്യാനാണ്. circuit ലൂടെ current flow ചെയ്യാനാണ്. അപ്പോ നമ്മളിൽ പലർക്കെങ്കിലും കുറച്ചുപേർക്കെങ്കിലും ഒരു doubt ഉണ്ടായിരിക്കും. നമ്മള് cell നെ connect ചെയ്യുമ്പോ cell ൽ നിന്നാണ് current ഒഴുകുന്നത് അഥവാ cell ൽ നിന്നാണ് charge flow ചെയ്യുന്നത് എന്നൊരു doubt നമുക്കെല്ലാർക്കും അങ്ങനെ അല്ല സംഭിവിക്കുന്നത് എങ്ങനെയാന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു conductor എടുക്കുന്നു എന്ന് കരുതുക. ഇതൊരു conductor ആണെന്ന് കരുതുക. നമ്മുടെ ഈ conductor ന്റെ പ്രതേകത നമ്മള് സാധാരണ conducting ആയിട്ട് എടുക്കുന്നത് metal കളെയാണ്. അത് നിങ്ങളുടെ അറിവിലേക്കായി പറയുന്ന ഒരു കാര്യമാണ് just ഒന്ന് അറിഞ്ഞിരിക്കുക. conductors ആയിട്ട് നമ്മള് consider ചെയ്യുന്നത് എപ്പോഴും ആരെയായിരിക്കും? metals നെ ആയിരിക്കും സാധാരണ നമ്മള് conductors ആയിട്ട് പറയുക. അപ്പോ ഈ metals ന് അകത്ത് ആവശ്യംപോലെ free electrons ഉണ്ട്. There are plenty of free electrons inside every metal. എല്ലാ metal ന് അകത്തും free electron കൾ ഉണ്ട്. free electrons എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are free to move ന്നാണ്. ആ electron കൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? free ആയിട്ട് move ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് free electron കൾ ഉണ്ട്. ആ free electron കൾ എന്ത് ചെയ്യുന്നു? free ആയിട്ട് move ചെയ്യുന്നുണ്ട്. okay. ഇനി പക്ഷേ ഇതിനകത്തുള്ള free electron കളുടെ movement എന്ന് പറയുന്നത് ഒരു regular order ൽ ഒന്നുമായിരിക്കില്ല. ഒരു irregular order ൽ ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ total effect എടുക്കുമ്പോ അവിടെ ഒരു അഹ് velocity ഉള്ളതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല.